കരിഞ്ഞു പോകുന്ന സ്വപ്‌നങ്ങൾ മുതിർന്നവർ എപ്പോഴും അവരുടെ കണ്ണിലുടെ മാത്രമാണ് കാര്യങ്ങൾ കാണുന്നത് മുതിർന്നവരുടെ ചിന്താപതത്തിലൂടെ മാത്രം കുട്ടികൾ സഞ്ചരിക്കണം എന്ന് അവർ

എങ്ങനെ എങ്കിലും എന്താ doctor ഉം ITproffessional ഉം engineer ഉം ആകാൻ പൊറ പാട് പെടുന്നു അത് നടക്കാതെ വരുമ്പോൾ കുടുംബ ബന്ധങ്ങൾ പോലും തകരുന്നു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

ഓരോ കുട്ടിയുടെയും അഭിരുചികൾ വ്യത്യസ്തമാണ് എന്ന് അറിഞ് അവന്റെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്രങ്ങളാക്കുക എന്നതാണ് school ന്റെയും കുടുംബത്തിന്റെയും കടമ എന്നാൽ ഓരോ വിദ്യാർത്ഥിയുടെയും

അച്ഛനും അമ്മയുമാണ് കുട്ടികളുടെ ആദ്യത്തെ മാർഗധർഷികൾ അച്ഛനും അമ്മയും തമ്മിലുള്ള സ്നേഹവും കുടുംബാന്തരീക്ഷവുമാണ് ഒരു കുട്ടിയെ വളർത്തുന്നതില് നിർണ്ണായക ഘടകങ്ങൾ

ഞാനും എന്റെ വീടും tv യും മതി എന്ന മാനസികാവസ്ഥ ആണ് പല ഗൃഹനാഥൻമാർക്കും അയല്പക്കങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ പോലും ശിധിലമായിരിക്കുന്നു വായിക്കാൻ കുറച് comics പുസ്തകങ്ങളും കളിക്കാൻ കുറച് കളിപ്പാട്ടങ്ങളും കൊടുത്ത് കുട്ടികളെ പുറത്തിറക്കാൻ അനുവദിക്കാതെ വളർത്തുന്നത് സംസ്കാരമായി രക്ഷിതാക്കൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു അത് കൊണ്ട് തന്നെ ഇന്ന് ഓരോ വീടിന്റെയും അകത്തളങ്ങൾ കുട്ടികളുടെ നിശ്വാസത്താൽ ഉഷ്‌ണിക്കുകയാണ് ഇത് സമൂഹത്തിലെ സമ്പത്തുള്ളവരുടെ കുട്ടികളുടെ ചിത്രമാണെങ്കിൽ ആ വേലികെട്ടിന് അപ്പുറത്തുള്ളവരുടെ കുട്ടികളുടെ അവസ്ഥ എന്താണ് ഇന്ത്യയിലെ കുട്ടികളിൽ അറുപത് ശതമാനവും വിശപ്പടക്കാൻ നേരെത്തെ പണിശാലകളിൽ വിയർപ്പൊഴുക്കുന്നവരാണെന്ന് പഠന report കൾ പറയുന്നു ആറിനും പതിനാലിനും ഇടക്ക് പ്രായമുള്ള എൺപത്തി രണ്ട് ദശലക്ഷം indian കുട്ടികളിൽ പക് പകുതിയിലും കുറഞ്ഞാണ് school ൽ പോകുന്നോ ഉള്ളു എന്ന ഒരു പഴയ കണക്ക് ഓർത്തു പോകുന്നു ഒന്നാം class ൽ എത്തുന്ന ഓരോ പത്ത് കുട്ടികളെയും എടുത്താൽ നാലു പേർമാത്രമാണ് നാലാം class പൂർത്തിയാക്കുന്നത് പതിനാല് വയസ്സിനു താഴെയുള്ള കുട്ടികളെ തൊഴിൽ ശാലയിലോ ഖനികളിൽലോ മറ്റ് അപകടകരമായ പണികൾ എടുപ്പിക്കുന്നതിന് കുറ്റകരമാണെന്ന് indian ഭരണഘടനാ ശ് അനുശ്വാസിക്കുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ census പ്രകാരം പതിമൂന്നെ point ആറെ ഒമ്പത് ദശലക്ഷം ആണ്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 വിവാഹ പ്രായമെത്തിയ പെങ്ങന്മാരുടെ ആങ്ങളമാർ രോഗിയായ അച്ഛൻറെയും അമ്മയുടെയും സംരക്ഷകർ ഒരു കുടുംബത്തിന്റെ ഉത്തരം താങ്ങികർ അക്ഷരവും അറിവും നിഷേധിക്കപെട്ടവർ ആകാശവും നക്ഷത്രവും ശുദ്ധവായുവും നിഷേധിക്കപെട്ടവർ മാറാരോഗങ്ങളും കാല മൃത്യുവും ആദ്യവാസി ഊരുകളിൽ ഇത്തരം കുട്ടികളെ എളുപ്പം കണ്ടെത്താൻ സാധിക്കും ഇവർക്ക് പരിഷ്‌കൃതന്റെ നാടും ആദിവാസികളുടെ കാടും നഷ്ട്ടപെട്ടപ്പോൾ ഉപജീവനത്തിന് പിടിച്ചു പറിയും tourist കൾക്ക് കഞ്ചാവ് വിൽപ്പനയും കൂട്ടിക്കൊടുപ്പും നടത്തി ജീവിക്കാൻ വിധിക്കപ്പെടേണ്ടി വരുകയായിരുന്നു ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ കുട്ടിത്തൊഴിലാളികൾ ക്രൂരമായ പീഡനത്തിനും രോഗങ്ങൾക്കും നടുവിലാണ് മഹാരാഷ്ട്രയിലെ ദാഹാനുവിലെ balloon factory കളിൽ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 ഫിറോസബാദിലെ സ്പടിക വ്യവസായ മേഖലയിൽ മൊറാദബാധയിലെ ഓട്ടു പാത്രവ്യവസായത്തിൽ അണുശക്തി നിലയങ്ങളിൽ hotel കളിൽ ബീഡി വ്യവസായത്തിൽ ഇഷ്ടിക കളങ്ങളിൽ തുടങ്ങി എല്ലാ മേഖലയിലും ജീവിതം ഹോമിക്കുന്ന കുട്ടി തെഴിലാളികളെ കാണാം ഇക്കൂട്ടത്തിൽ പെൺ കുട്ടികളുടെ ജീവിതമാണ് ഏറ്റവും ദയനീയം ഇന്ത്യയിൽ തന്നെ വടക്കൻ സംസ്ഥാനങ്ങളിൽ കുട്ടി ഉണ്ടാകുക എന്നാൽ ആൺ കുട്ടി ഉണ്ടാകുക എന്നാണ് അർഥം തമിഴ്നാട്ടിലെ പല ഊരുകളിലും ജനിച്ച കുട്ടി പെൺ കുട്ടി ആണെന്ന് അറിഞ്ഞാൽ കൊന്നു കളയുന്ന പൈശാചിക നിലനിൽക്കുന്നു ഗർഭസ്ഥശിശു ആണാണെന്നോ പെണ്ണാണെന്നോ എന്ന് അറിയാനുള്ള test കളും പെണ്ണാണെങ്കിൽ നശിപ്പിക്കാനുള്ള രീതികളും ആധുനിക വൈദ്യശാസ്ത്രത്തിൽ നിലവിലുണ്ട് ഭാവിയിൽ മൂന്ന് ലക്ഷം ലാഭിക്കാൻ ഇപ്പോൾ മുന്നൂറ് രൂപ ചെലവാക്കുക എന്ന സുന്ദരൻ പരസ്യ വാചകങ്ങളാണ് ഈ test ന്റെ പിന്നിലുള്ളത് എന്നറിയുമ്പോൾ ഇന്ത്യയിലെ പെൺകുട്ടികളോടുള്ള മാതാപിതാക്കളുടെ മനോഭാവം ഏകദേശം ഊഹിക്കാനാവുമല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഐക്യരാഷ്ട്രസഭ കുഞ്ഞിന്റെ മനുഷ്യാവകാശങ്ങളെപ്പറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ടെകിലും ബോംബെയിലെ fort road ലും കാമാത്തിപുരത്തും പൂനയിലെ city post ലും പെൺ കുഞ്ഞുങ്ങളെ വിൽക്കുന്നത് തടയാൻ നിയമത്തിന് കഴിയുന്നില്ല പലപ്പോഴും ദാരിദ്ര്യം തന്നെ ആണ് ഇവരെ ഇതിന്പ പ്രേരിപ്പിക്കുന്നത് എന്ന സത്യംകൂടി ഇതിനു പുറകിലുണ്ട് സ്വാതന്ത്ര്യത്തിന്റെ സുവർണ്ണ ജൂബിലി വർഷം കുട്ടികളുടെയും സ്ത്രീകളുടെയും വര്ഷമാണെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു അവശാന്മാരും ആർത്തമാരും ആലംബഹീനന്മാരും അസങ്കടിതരുമായ ഇവരുടെ ക്ഷേമത്തിന് പ്രഖ്യാപനങ്ങൾക്കും പ്രസ്ഥാനവകൾക്കും പുറമെ ക്രിയാത്മകമായ പരിപാടികൾ ഉണ്ടായെങ്കിൽ എന്നാശിച്ചു പോകുന്നു കൈവിട്ടു പോകുന്ന ബാല്യം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 അല്ലൽ ഇല്ലാത്ത കളങ്കമറ്റ ബാല്യത്തിന്റെ മധുരം നുകരാൻ എല്ലാ കുട്ടികൾക്കും കഴിയേണ്ടതാണ് എന്ന അഭിപ്രായത്തോട് നിങ്ങളും യോജിക്കും എന്നാൽ ഒട്ടനവധി ബാലിക ബാലകന്മാരെ സംബന്ധിച്ചെടത്തോളം അത്തരമൊരു കുട്ടിക്കാലം കയ്യെത്താ ദൂരത്താണ് എന്നതാണു യാർഥാഥ്യം കുട്ടികൾ യുദ്ധത്തിന്റെ കെടുതികൾക്കു ഇരയാകുമ്പോൾ വീണുടയുന്ന ഒരുപാട് ഒരുപാട് കുരുന്നു മോഹങ്ങളെ കുറിച്ച് ചിന്തിക്കുക

അവിടെ ജീവിക്കാൻ നിർബന്ധിതനാകുന്ന ഒരു കുട്ടിയുടെ വികാരം എന്തായിരിക്കും എന്ന് സങ്കൽപ്പിക്കാൻ നമ്മിൽ മിക്കവർക്കും ബുദ്ധിമുട്ടായിരിക്കും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

ചില ചതി കുഴികളിൽ തെറ്റ് ഈ പെൺ കുട്ടികൾക്ക് കഴിഞ്ഞു എന്നിരുന്നാലും കൈവിട്ട്പോയ തന്റെ ബാല്യകാലത്തെ കുറിച് ഓർക്കുമ്പോൾ കാർമിനു വളരെ ദുഖമുണ്ട് വാസ്തവത്തിൽ ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റിയ ഒരു ബാല്യം അവൾക്കില്ലായിരുന്നു കുഞ്ഞായിരുന്ന ഞാൻ നേരെ ഒരു ഇരുപത്തിരണ്ട് കാരി ആയോ മാറുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ഇപ്പോൾ വിവാഹിതയും ഒരു കുട്ടിയുടെ അമ്മയുമാണ് എങ്കിലും കൊച്ചു പെൺകുട്ടികളെ പോലെ പാവകൾ കൊണ്ട് കളിക്കാനും മറ്റും എനിക്ക് ഇന്നും എന്ത് കൊതിയാണെന്നോ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 കാർമെന്റെയും സഹോദരിയുടെയും കാര്യത്തിലെന്ന പോലെ ഒട്ടനവധി കുട്ടികൾ ഇന്ന് ദുരിതം അനുഭവിക്കുന്നുണ്ട് അവരുടെ ബാല്യകാലം തെരു വീഥികൾ കവർന്നെടുക്കുന്നു അഷ്ടിക്ക് വക കണ്ടെത്താനായി അവരിൽ മിക്കവരും കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നു വാർത്ത report കളും സ്ഥിര വിവരകണക്കുകളും കാണിക്കുന്ന പ്രകാരം ഇളം പ്രായത്തിൽ തന്നെ കുട്ടികളിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു എന്നറിയുമ്പോൾ നാം ഞെട്ടിപ്പോയേക്കാം കൗമാര പ്രായത്തിലുള്ള നിരവധി പെൺകുട്ടികൾക്ക് അവർ തന്നെ കുട്ടികളായിരിക്കെ കുട്ടികൾ ഉണ്ടാകുന്നു എന്നതാണ് ഏറെ ഗുരുതരമായ പ്രശ്നം മറഞ്ഞിരിക്കുന്ന ഒരു സാമൂഹിക പ്രതിസന്ധി വളർത്ത് മാതാ പിതാക്കളുടെ സംരക്ഷണത്തിൽ ചെന്നെത്തുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നതിൽ അതിശയിക്കാനില്ല weekend australian എന്ന വർത്തമാന പത്രത്തിന്റെ മുഖപ്രസംഗം ഇപ്രകാരം report ചെയ്തു വളർത്തു മാതാപിതാക്കളുടെ സംരക്ഷണം ആവിശ്യമായിരിക്കുന്ന ഒരു പ്രതി സന്ധി നാം അറിയാതെ വികാസം പ്രാപിച്ചിരുക്കുന്നു തകർന്ന കുടുംബ ബന്ധത്തിന്റെ വിള്ളലുകളിലൂടെ നിരവധി കുട്ടികൾ അനാഥത്വത്തിലേക്ക് വിഭജിക്കുന്നു പ്രസ്തുത വർത്തമാന പത്രം ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നു ചിലകുട്ടികൾ അവരുടെ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന സാമൂഹ്യക്ഷേമ പ്രവർത്തകരുമായി മാസങ്ങളോ വർഷങ്ങളോ പോലും യാതൊരു സമ്പർക്കവും ഇല്ലാതെ കഴിയുന്നു മറ്റ് ചിലർക്ക് ആകട്ടെ സ്ഥിരമായ ഒരു ഭവനം കണ്ടെത്താനാകാതെ ഒരാളുടെ

അരക്ഷിതത്വവും നിമിത്തം അനുഭവിക്കേണ്ടി വന്ന തീവ്ര നൊമ്പരങ്ങളെ കുറിച് അവൾ ഇപ്പോൾ ഓർക്കുന്നു അവളെപോലെ അന്യരുടെ സംരക്ഷണയിൽ കഴിയേണ്ടി വരുന്ന കുട്ടികൾക്ക് തങ്ങളുടെ ബാല്യം കൈമോശം വന്നിരിക്കുന്നു കുട്ടിക്കാലം നഷ്ടപ്പെടുന്നത് വർധിച്ചു വരുന്ന ഒരു ദുരന്തമാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നതിൽ തെല്ലും അതിശയമില്ല നിങ്ങൾ ഒരുമാതാവോ പിതാവോ ആണെങ്കിൽ മേൽപ്പറഞ്ഞ ദാരുണ യാഥാർഥ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഭവനവും ജീവിതവിശ്യങ്ങളും പ്രധാനം ചെയ്യാൻ യാഥാർഥ്യങ്ങൾ വച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികൾക്കും ഭവനവും ജീവിതാവശ്യങ്ങളും പ്രധാനം ചെയ്യാൻ കഴിയുന്നത് വലിയ ഒരു നേട്ടമായി നിങ്ങൾ കരുതിയേക്കാം എന്നാൽ മറ്റൊരു അപകടം ഉണ്ട്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

മാറുന്ന കേരളവും വികസനത്തിന്റെ കേരളവുമായ മലയാളികളുടെ കേരളം രൂപീകൃതമായിട്ട് അൻപത് ആണ്ടുകൾ പൂർത്തീകരിക്കുകയാണ്, ഭാഷാടിസ്ഥാനത്തിലുള്ള കേരള രൂപീകരണത്തെ സംബന്ധിച്ച് വിവാദത്തോടെയാണ്. അന്ന് തുടങ്ങിയ വിവാദങ്ങൾ ഇന്ന് കേരളത്തോടൊപ്പം ഉണ്ട്, എങ്കിലും ഇന്ത്യയുടെ തെക്കേയറ്റത്തുള്ള കൊച്ചുകേരളം ലോകമാകെ ശ്രദ്ധിക്കപ്പെട്ടു. അതിനു കാരണമായത് ആരോഗ്യ-വിദ്യാഭ്യാസ മേഖലയിൽ കൈവരിച്ച നേട്ടവും

കേരളപിറവിയെടുത്ത് അൻപത് ആണ്ടുകൾ പൂർത്തിയാകുന്ന നാളിൽ ആരോഗ്യവിദ്യാഭ്യാസ മേഖലയും കേരള മാതൃകയും എവിടെയെത്തി, ആരോഗ്യവിദ്യാഭ്യാസ രംഗത്ത്കേരളം കൈവരിച്ച നേട്ടങ്ങളെ അത്ഭുതത്തോടെയാണ് മൂന്നാം ലോകരാജ്യങ്ങൾ പോലും കണ്ടത്. തികച്ചും ജനപങ്കാളിത്തത്തോടുകൂടി കൈവരിച്ച നേട്ടം ആരോഗ്യരംഗത്ത് മരണനിരക്ക് കുറക്കാനും ആയുസ്സ് വർദ്ധിപ്പിക്കാനും കഴിഞ്ഞു, കുടുംബക്ഷേമ പ്രവർത്തനത്തിൽ കേരളം പ്രസവം ആശുപത്രികളിലായപ്പോൾ നവജാത ശിശുക്കളുടെ മരണം report ചെയ്യപ്പെടാതായി. Baby friendly ആശുപത്രികളായി മാറി കേരളത്തിലെ ആതുരാലയങ്ങൾ. ആയിരം പുരുഷൻമാർക്ക്‌ ആയിരത്തിഅമ്പത്തിരണ്ട്‍ സ്‌ത്രീകൾ

നടന്നു എത്താവുന്ന ദൂരത്തിൽ lower primary school കൾ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയൊക്കെ വിദ്യാഭ്യാസ മേഖലക്ക്‌ ശക്തി പകർന്നു. തൊണ്ണൂറ് എൺപത്തിയാറു ശതമാനമാണ്‌ കേരളത്തിലെ സാക്ഷരത. പുരുഷൻമാരിൽ നാല് point രണ്ട് നാല് ശതമാനവും സ്‌ത്രീകളിൽ എൺപത്തിയേഴ് point ഏഴ് രണ്ട് ശതമാനവും സാക്ഷരരാണ്‌. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയാണ്‌ മലയാളികളെ വിദേശങ്ങളിൽ . കേരള വരുമാനത്തിന്റെ പതിമൂന്ന് ശതമാനവും വിദേശ മലയാളികളുടേതാണെന്ന്‌ കണക്കാക്കുന്നു. കേരള ഭൂപരിഷ്‌കരണ നിയമവും പൊതുവിതരണ സമ്പ്രദായവും മാതൃകയായി. എന്നാൽ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലടക്കം കേരളത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി കൈവരിച്ച നേട്ടങ്ങളെ പിന്നോട്ടടിക്കുന്നതാണ്‌. സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ വ്യവസായ മേഖലയായി ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മാറി. തുടച്ച്‌ നീക്കപ്പെട്ടുവെന്ന്‌ മലയാളികൾ അഭിമാനം കൊണ്ട പകർച്ചവ്യാധികൾ മറ്റൊരു രൂപത്തിൽ തിരിച്ചുവന്നു.

എന്തൊക്കെ പുതിയ രോഗങ്ങളാണു കേരളത്തിൽ? ഏറ്റവും ഒടുവിൽ ചിക്കൻ ഗുനിയയിൽ എത്തി. പണ്ട്‌ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുകയെന്നത്‌ സേവനത്തിന്റെ ഭാഗമായിരുന്നു. പിന്നീട്‌, അധ്യാപക നിയമനങ്ങളിലൂടെ manager മാർ മുതലാളിമാരായി. പിന്നീട്‌ unaided സ്ഥാപനങ്ങൾ വന്നതോടെ വിദ്യാഭ്യാസം വിലകൊടുത്ത്‌ വാങ്ങേണ്ട ഉൽപന്നമായി മാറി. വിദ്യാർത്ഥികൾ ഉപഭോക്താക്കളും. വർത്തമാന വിദ്യാഭ്യാസമെന്നത്‌ പൂർണമായും സേവനമേഖലക്ക്‌ പുറത്തായി. ഇപ്പോൾ വിദ്യാഭ്യാസത്തെയും വ്യവസായങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിൽ ലാഭനഷ്ട കണക്കുകളാണ്‌ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്‌. Professional വിദ്യാഭ്യാസ പ്രവേശനത്തിന്‌ പ്രവേശന പരീക്ഷ ഏർപ്പെടുത്തിയതോടെ ഗ്രാമീണ മേഖലയും പാവപ്പെട്ടവരും പുറത്തായി. പണ്ട്‌ ഉയർന്ന മാർക്ക്‌ നേടുന്നവർക്ക്‌ merit ൽ പ്രവേശനം ലഭിക്കുമായിരുന്നുവെങ്കിലും പ്രവേശന പരീക്ഷ വന്നതോടെ, പ്രത്യേക coaching centre ൽ പഠിക്കേണ്ടിവന്നു. പണച്ചെലവുളള ഒന്നായി മാറി നഗരങ്ങളിലെ coaching centre പഠനം. ഇപ്പോൾ LKG തുടങ്ങി ഏതെങ്കിലും തരത്തിലുളള പ്രവേശന പരീക്ഷയെഴുതണം. തല വരിയും ഉയർന്ന വീതവും നൽകിയാലെ ഗുണനിലവാരമുളള

Hotel കൾക്ക് എന്നപോലെ college കൾക്ക്‌ നക്ഷത്രപദവി ഏർപ്പെടുത്തിയതും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്‌ ISO ഗുണനിലവാര certificate നൽകുന്നതും സർക്കാരാണ്‌. വിദ്യാഭ്യാസ വായ്‌പ നൽകാൻ bank കൾ മൽസരിക്കുകയും ചെയ്യുമ്പോൾ ആലോചിക്കുക വിദ്യാഭ്യാസവും ഒരു product ആയി മാറി. കേരളത്തിലെ ആശുപത്രികളൊക്കെ ഇപ്പോൾ തിരക്കാണ്‌. അതനുസരിച്ച്‌ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളോട്‌ കൂടി ആശുപത്രികൾ മുളക്കുന്നു. ആശുപത്രികളിൽ പോകുകയെന്നതും വിവിധതരം പരിശോധനകൾ നടത്തുകയും ചെയ്യുകയെന്നതും മലയാളികളുടെ ദിനചര്യയുടെ ഭാഗമായി. അതോ fashion ഓ? മാറിയിട്ടുണ്ട്‌. ഗർഭപാത്രത്തിലായിരിക്കെ, ആദ്യമാസം മുതൽ തുടങ്ങുന്നു പരിശോധന. പത്തുവർഷത്തെ കണക്കെടുത്താൽ കേരളത്തിൽ ഏറ്റവും കുടുതലായി സ്ഥാപിക്കപ്പെട്ടത്‌ ആശുപത്രികളായിരിക്കാം. ഒന്നാം സ്ഥാനം bar ന്.

Para medical ജീവനക്കാരും സർക്കാർ മേഖലയെ കയ്യൊഴിയുമ്പോൾ, പാവങ്ങൾക്കും സ്വകാര്യമേഖലയെ ആശ്രയിക്കേണ്ടിവരും. ചികിൽസാ ചെലവുകൾക്കായി bank കളൊന്നും ഇതേവരെ വായ്‌പാ പദ്ധതികൾ ആവിഷ്‌കരിച്ചിട്ടില്ലെന്നു

എന്തുകൊണ്ടാണ്‌ കേരളം ആശുപത്രികളുടെ നാടായി മാറുന്നത്‌. ഒരുപക്ഷേ, ഭക്ഷണക്രമവും ഒരു കാരണമാകാം. Pizza യും Pepsi യുമാണ്‌ പുതിയ തലമുറയുടെ ഇഷ്ടഭക്ഷണം. ഒരു cell phone കൂടിയാൽ ജീവിതം അടിപൊളി. ഭക്ഷണ പദാർത്ഥങ്ങളിലെ വിഷപ്രയോഗം, മാലിന്യ പ്രശ്‌നം, പരിസര മലിനീകരണം തുടങ്ങി കാരണങ്ങൾ കണ്ടെത്താൻ പ്രയാസമുണ്ടാകില്ല. ജാതിയേയും ജാതിവ്യവസ്ഥയേയും ചോദ്യം ചെയ്തതാണ്‌ കേരളത്തിന്റെ ചരിത്രം. അതുകൊണ്ട്‌ തന്നെ മതസൗഹാർദ്ദത്തിന്‌ ഉദാഹരണം ചൂണ്ടിക്കാട്ടാൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതും കേരളത്തെയാണ്‌. അയ്യങ്കാളിയും ശ്രീനാരായണഗുരുവും സഹോദരൻ അയ്യപ്പനും തുടങ്ങി മലയാളികൾക്ക്‌ അഭിമാനത്തോടെ ഓർക്കാൻ പേരുകൾ ഏറെ. എന്നാൽ ഇന്നാകട്ടെ എല്ലാം ജാതി അടിസ്ഥാനത്തിലാണ്‌. രാഷ്‌ട്രീയകക്ഷികൾ, സ്ഥാപനങ്ങൾ പങ്കുവെയ്‌ക്കുന്നത്‌, school കളും college കളും അനുവദിക്കുന്നത്‌, Vice Chancellor മാരെ നിശ്ചയിക്കുന്നത്‌ തുടങ്ങി സർവ്വ മേഖലകളിലും ജാതിയും മതവും ഘടകങ്ങളായി മാറി. നിയമസഭയിൽ അവതരിപ്പിക്കപ്പെടുന്ന bill കളിൽപോലും വർഗീയത കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഒരുപക്ഷേ, സ്വാമി വിവേകാനന്ദൻ ഇതൊക്കെ അന്നേ കണ്ടിരിക്കാം. അതുകൊണ്ടായിരിക്കാം കേരളത്തെ ഭ്രാന്താലയമെന്ന്‌ വിശേഷിപ്പിച്ചത്‌. കേരളത്തിലെ സാമൂഹിക പരിഷ്‌കർത്താക്കൾ. മഹാൻമാരുടെ ജീവിതമെന്നും നമുക്ക് പ്രചോദനവും പ്രത്യാശയും പകർന്നു നൽകിയിട്ടുണ്ട്. ലോകത്തെ അജ്ഞാനത്തിന്റെ പടുകുഴിയിൽനിന്നും അറിവിന്റെ പ്രകാശത്തിലേക്ക് നയിക്കുന്നവരാണവർ.

ജനങ്ങളെ സവര്‍ണര്‍, അവര്‍ണര്‍ എന്നിങ്ങനെ രണ്ടായി വേര്‍തിരിച്ചിരുന്നു. അവര്‍ണരെ എല്ലാ രംഗങ്ങളില്‍നിന്നും അകറ്റിനിര്‍ത്തിയിരുന്നു. മനുഷ്യരായിപ്പോലും അവരെ കരുതിയിരുന്നില്ല. സവര്‍ണരായ ജന്മികള്‍ അവരെക്കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിച്ചിരുന്നു. സമൂഹത്തില്‍ നിന്ന് പിന്തള്ളപ്പെട്ട ഇത്തരം ജനവിഭാഗങ്ങളുടെ അവകാശങ്ങള്‍ സ്ഥാപിച്ചെടുക്കാന്‍ പോരാടിയ മഹത് വ്യക്തികളാണ് വൈകുണ്ഠസ്വാമികള്‍, അയ്യങ്കാളി ശ്രീനാരായണഗുരു തുടങ്ങിയവര്‍. പുലയസമുദായത്തില്‍പ്പെട്ട അയ്യങ്കാളി തന്റെ കഠിനമായ പ്രയത്‌നത്തിലൂടെ അവര്‍ണര്‍ക്ക് പൊതുവഴിയെ നടക്കാനുള്ള സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു. കൂടാതെ ജന്മിത്തത്തിനെതിരെ യുവാക്കളെ സംഘടിപ്പിക്കുകയും കര്‍ഷകത്തൊഴിലാളി മുന്നേറ്റത്തിന് നേതൃത്വം നല്‍കുകയും ചെയ്തു. ജാതിവ്യവസ്ഥയെ എതിര്‍ക്കുകയും നവോത്ഥാനപ്രവര്‍ത്തനങ്ങളിലൂടെ കേരളത്തിനെ സാമൂഹ്യപുരോഗതിയിലേക്ക് നയിച്ച മഹാനാണ്

ജാതിഭേദത്തെ നിഷേധിച്ചു. സ്ത്രീപുരുഷസമത്വം, എല്ലാവര്‍ക്കും വിദ്യാഭ്യാസം തുടങ്ങി സമൂഹനന്മയ്ക്കുള്ള നൂതനാശയങ്ങള്‍ അദ്ദേഹം അവതരിപ്പിച്ചു. ജാതിയുടെയും മതത്തിന്റെയും പേരില്‍ ചവിട്ടിത്താഴ്ത്തപ്പെട്ടവര്‍ക്ക് മറ്റുള്ളവരോടൊപ്പം നില്‍ക്കാനുള്ള കരുത്തു നല്‍കി. അറിവിലൂടെ മാത്രമേ സാമൂഹികപുരോഗതി സാധ്യമാവുകയുള്ളൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. സാമുദായികപരിഷ്‌കര്‍ത്താവ്, വിദ്യാഭ്യാസപ്രവര്‍ത്തകന്‍, ജീവകാരുണ്യപ്രവര്‍ത്തകന്‍ എന്നീനിലകളിലെല്ലാം ശ്രദ്ധനേടിയ ചാവറയച്ചന്‍, സ്വാതന്ത്ര്യസമരസേനാനിയും പത്രപ്രവര്‍ത്തകനും പണ്ഡിതനുമായ വക്കം അബ്‌ദുൽ ഖാദര്‍ മൗലവി, രാഷ്ട്രീയപ്രവര്‍ത്തകന്‍, എഴുത്തുകാരന്‍, സൈദ്ധാന്തികന്‍ എന്നീ നിലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച ഇ. എം. എസ്. നമ്പൂതിരിപ്പാട് തുടങ്ങിയവരും നമ്മുടെ നാടിനെ സാംസ്‌കാരികമായ ശോഷണത്തില്‍നിന്നും കരകയറ്റിയവരാണ്. ഇവരുടെയെല്ലാം പരിശ്രമഫലമാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തില്‍ കേരളത്തിലുണ്ടായ സാമൂഹിക നവോത്ഥാനം. ഇത്തരത്തിലുള്ള നിരവധി മഹത് വ്യക്തികളുടെ പ്രവര്‍ത്തനങ്ങളാണ് ഇന്നത്തെ ഇന്നു കാണുന്ന നിലയിലെത്തിച്ചത്. പുരോഗമനപരമായ ആശയങ്ങളിലൂടെയും പ്രവര്‍ത്തനങ്ങളിലൂടെയും ഏതൊരു നാടിനെയും പുരോഗതിയിലേക്ക് നയിക്കാന്‍ മഹാൻമാരായ വ്യക്തികള്‍ക്ക് സാധിക്കും. അവരുടെ പ്രവര്‍ത്തനങ്ങള്‍ വരുംതലമുറകള്‍ക്കൂടി പ്രയോജനപ്പെടുത്തുന്നതാണ്. അങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതമാണ് പുതിയ തലമുറ മാതൃകയാക്കേണ്ടത്. കൃഷിയെ ഒരു ജീവിതമാര്‍ഗം എന്നതിലുപരി ഒരു സംസ്‌കാരമായി കണ്ടവരാണ് പണ്ടത്തെ ആളുകള്‍. എന്നാല്‍ ഇന്നത്തെ യുവതലമുറ കൃഷിയില്‍നിന്ന് അകലുകയാണ്. കൃഷി അന്നും ഇന്നും. മനുഷ്യന്‍ ഒരിടത്ത് സ്ഥിരമായി താമസിക്കാന്‍ തുടങ്ങിയത് കൃഷി ആരംഭിച്ചതോടുകൂടിയാണ്. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം നാം നിറവേറ്റിയിരുന്നത് കൃഷിയിലൂടെയാണ്.

കൃഷി ദൈവികമായ ഒരു പ്രവൃത്തിയായിട്ടാണ് പണ്ടത്തെ മനുഷ്യര്‍ കണ്ടിരുന്നത്. നമ്മുടെ മണ്ണിനും കാലാവസ്ഥയ്ക്കും അനുസരിച്ചുള്ള കൃഷിരീതിയിലാണ് നമ്മുടെ നാട്ടില്‍ നിലനിന്നിരുന്നത്. ഭക്ഷണം മാത്രമല്ല, കായികാധ്വാനത്തിലൂടെ ആരോഗ്യവും ആനന്ദവും കൃഷിയില്‍നിന്നും അവര്‍ അനുഭവിച്ചു. വിളവെടുപ്പ് എന്നാല്‍ ശാസ്ത്രസാങ്കേതിക വിദ്യ പുരോഗമിച്ചതോടെ കൃഷിയിലും വലിയ മാറ്റങ്ങള്‍ വന്നു. വിളവെടുപ്പ് നാടിന്റെ ഉത്സവം തന്നെയായിരുന്നു. കാളയും കലപ്പയും ഉപയോഗിച്ച് നിലമുഴുതിരുന്ന സ്ഥാനത്ത് ഇന്ന് tractor ഉപയോഗിക്കുന്നത്. ജലസേചനത്തിനുവേണ്ടി ഉപയോഗിച്ചിരുന്ന ചക്രങ്ങളുടെ സ്ഥാനത്ത് pump set ള്‍ ഉപയോഗിക്കുന്നു. ഞാറുനടീലും കൊയ്ത്തുമെല്ലാം ഇന്ന് യന്ത്രത്തിന്റെ സഹായത്താല്‍ത്തന്നെ. ഒരു പരിധിവരെ ഈ യന്ത്രസംവിധാനങ്ങള്‍ നമുക്ക് പ്രയോജനപ്രദമാണ്. പക്ഷെ മനുഷ്യന്റെ കായികാധ്വാനത്തെ ഇത് കുറയ്ക്കുകയും കൃഷിയെന്ന കലയുടെ സൗന്ദര്യത്തെ നഷ്ടപ്പെടുത്തുകയും ചെയ്തു. മറ്റൊന്ന് കീടനാശിനികളുടെയും രാസവസ്തുക്കളുടെയും അമിതമായ ഉപയോഗമാണ്. കുറച്ചു സ്ഥലത്തുനിന്നും കൂടുതല്‍ വിളവു ലഭിക്കാന്‍വേണ്ടി മനുഷ്യര്‍ ഉപയോഗിക്കുന്ന പല രാസവളങ്ങളും പ്രകൃതിക്കും മനുഷ്യര്‍ക്കും ദോഷംചെയ്യുന്നതാണ്. മാരകവിഷമടങ്ങിയ കീടനാശിനികള്‍ ഉപയോഗിക്കുന്നതുമൂലം പലതരം രോഗങ്ങള്‍ നമ്മെ പിടികൂടുന്നു. പുതിയ തലമുറയ്ക്ക് കൃഷിയോടുള്ള താല്‍പ്പര്യം കുറഞ്ഞുവരുന്നതാണ് കാര്‍ഷികമേഖല നേരിടുന്ന മറ്റൊരു പ്രശ്‌നം. കൃഷി ലാഭകരമല്ലെന്ന തോന്നല്‍ ചെറുപ്പക്കാരെ കൃഷിയില്‍നിന്ന് അകറ്റുന്നു. കൃഷിഭൂമി നികത്തി കെട്ടിടങ്ങളും വ്യവസായശാലകളും പണിയുന്നു. ഇത് നമ്മുടെ നിലനില്‍പ്പിനെത്തന്നെ ദോഷകരമായി ബാധിച്ചേക്കാം. അതിനാല്‍ കൃഷിയെ സ്‌നേഹിക്കുന്ന ഒരു തലമുറയെയാണ് നമുക്ക് ആവശ്യം. മനുഷ്യരാശിയുടെ നിലനില്‍പ്പിന് കൃഷി കൂടിയേ തീരൂ എന്ന് ബോധ്യമുള്ളവരായി മാറാനും അതനുസരിച്ച് പ്രവര്‍ത്തിക്കാനുമാണ് നാം ശ്രമിക്കേണ്ടത്. ഈ മനോഭാവമുള്ള ആളുകളുടെ എണ്ണം ഇപ്പോള്‍ നമ്മുടെ നാട്ടില്‍ കൂടിവരുന്നുണ്ടെണ്ടന്നത് ആശ്വാസം നല്‍കുന്ന കാര്യമാണ്.

ഗ്രാമ്പൂ ചെടി ആദ്യം പൂക്കുന്നതും പടിഞ്ഞാറന്‍ അസ്‌തമയ കിരണങ്ങള്‍ ഏല്‍ക്കുന്ന ഭാഗത്താണെന്ന് ഗ്രാമ്പൂ കര്‍ഷകരും അനുഭവം പങ്കുവയ്ക്കുന്നു. പോക്കുവെയില്‍ ഏറ്റാല്‍ പൊന്നാകും എന്ന പഴമൊഴിയില്‍ നിന്നും വിളപ്പൊലിമയുടെ പുതുമൊഴിയിലേക്കുള്ള പഴമക്കാരുടെ തീര്‍ത്ഥയാത്രയ്ക്കിടയില്‍ അത്യുത്പാദന നാടന്‍ വിത്തുകളും പിറവി എടുത്തു. പടിഞ്ഞാറ് അഭിമുഖ മണ്‍ഭിത്തിയില്‍ ചാണകം തേച്ചുപിടിപ്പിച്ച് അതില്‍ വെണ്ട, കക്കിരി, പടവലം, കുമ്പളം, മത്തന്‍, തുടങ്ങിയ വിത്തുകള്‍ പതിച്ചുവെച്ച് പോക്കുവെയില്‍ ഏല്‍പിച്ചതിന്റെ അനന്തരഫലമായിരുന്നു ഇത്. വടക്കുദിശയില്‍ വൃക്ഷവിളകള്‍. സൂര്യനെ നോക്കിയുള്ള കൃഷിയില്‍ മികവുണ്ടെന്നത് പഴമക്കാര്‍ക്കിടയിലെ അനേകം അനുഭവം. ഈ അനുഭവമായിരുന്നു വൃക്ഷവിളകള്‍ വടക്കുദിശയില്‍ നട്ടു വളര്‍ത്താന്‍ പഴമക്കാരെ പ്രേരിപ്പിച്ചത്. വടക്കുദിശയില്‍ നിന്നും സൂര്യകിരണങ്ങള്‍ ഭൂമിയിൽ എത്തു . അതിനാല്‍ ഈ ദിശയില്‍ ഉയര്‍ന്ന വൃക്ഷങ്ങള്‍ക്ക് സ്ഥാനം നല്‍കിയാല്‍ അതിന്റെ തണല്‍ മറ്റു വിളകളുടെ തടസ്സപ്പെടുത്തുന്നില്ല. മാത്രമല്ല സൂര്യകിരണങ്ങള്‍ തേടി അലഞ്ഞ് സസ്യത്തിന് ഊര്‍ജ്ജനഷ്ടവും സംഭവിക്കുന്നില്ല. ഇത് സമീപ പറമ്പിലെ കൃഷിയേയും സഹായിക്കും എന്നുള്ളതാണ് മറ്റൊരു . ഒരു പറമ്പിലെ വടക്കുഭാഗം സമീപത്തെ പറമ്പിന്റെ തെക്കാണ്. തെക്കന്‍വെയിലിന് ചൂട് കൂടുതലാണ്. എന്നാല്‍ തെക്കു നിന്നുള്ള അമിതചൂടിനെ നിയന്ത്രിക്കാന്‍ സമീപപറമ്പിലെ വടക്കുദിശയിലെ ഉയര്‍ന്ന വൃക്ഷ. കണ്ണറിഞ്ഞുള്ള കൃഷി. കണ്ണറിഞ്ഞുള്ള കൃഷിയായിരുന്നു പഴമക്കാരുടേത്. വിത്തിന്റെ ആദ്യവേരിന് എതിര്‍വശത്താണ് ആദ്യമുകുളത്തിന്റെ ഉത്ഭവം. ഈ ആദ്യ മുകുളത്തെയാണ് പഴമക്കാര്‍ കണ്ണെന്നുപറയുന്നത്. പ്രകാശദിശയിലേക്ക് സഞ്ചരിച്ച് ചെടിക്ക് അന്നജനിര്‍മാണം സാധ്യമാക്കുക എന്നത് ഈ കണ്ണിന്റെ ധര്‍മ്മം. എന്നാല്‍ മതിയായ ഇടയകലം നല്‍കി പ്രകാശദിശയിലേക്കുള്ള സസ്യചലനം നിയന്ത്രിക്കുന്നതാണ് ഉത്തമം. hello നമസ്കാരം hello നമസ്കാരം എന്താണ് സുഖമല്ലേ അവിടൊക്കെ ആ എനിക്ക് സുഖമാണ് നിനക്ക് സുഖമല്ലേ ആ എനിക്ക് വളരെ സുഖമാണ് ഇന്ന് നമ്മുക് നമ്മുടെ വീട്ടിൽ നടന്ന നോമ്പ്തുറയെ കുറിച്ച് പറഞ്ഞാലോ ആ അത് തന്നെ നമ്മുക്ക് പറയാം അതൊരു വലിയ സംഭവമാണ് ഉം അത് നമ്മുക്ക് രാവിലെതോട് തന്നെ പറയാം അത് കുറെ പറയാനുണ്ട് അതുകൊണ്ടാണ് നമ്മുക്ക് രാവിലെതൊട്ട് തന്നെ പറയാനുള്ള കാരണം അതെ നമ്മുക്ക് രാവിലെ തൊട്ട് തന്നെ തുടങ്ങാം നീ തുടങ്ങിക്കോളൂ ഒമ്പത് മണിയായപ്പോയേക്കും ഞങ്ങൾ table അതുപോൽ തന്നെ sheet അയ് എല്ലാം എടുക്കാൻ ഞങ്ങൾ പോയി പതിമൂന്നോളം ചിന്ത table ളും

ആ അതെ നമ്മുടെ അടുത്തെ വീട്ടിൽ തന്നെയായിരുന്നല്ലോ പന്തൽ ഒക്കെ ഉള്ളത് നമ്മു നമ്മുക്ക് വണ്ടിയൊന്നും വേണ്ടിവന്നില്ല നമ്മുക്ക് അതെടുക്കാൻ നമ്മ നമ്മൾ തന്നെ അത് എടുത്ത് കൊടുന്നല്ലോ ഉം നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ തന്നെ ആയിരുന്നു ഇതെല്ലാം അതുകൊണ്ട് തന്നെ നമ്മുക്ക് എല്ലാം നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ കുട്ടികളും കൂടി അതെല്ലാം എടുത്തുകൊണ്ടു വന്നുവല്ലേ ആ എല്ലാവരും എടുക്കുംപ്പോൾ അതൊരു സന്തോഷം തന്നെയായിരിക്കും നമ്മൾ പണിയെടുക്കുന്നു തോന്നുകയേയില്ല ഉം ആഹ് കാരണം നമ്മൾ എല്ലാബാടും എടുക്കുംപ്പോൾ തീരെ ഉണ്ടാവില്ല അതുപോൽ തന്നെ ഒരു table ന് നല്ല weight ട്ടുണ്ടായിരുന്നു മുപ്പത് കിലോയോളം weight ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികളായിരുന്നു ഇതെല്ലാം എടുക്കാൻ വന്നിരുന്നത് അവർക്കൊന്നും ഇത് പൊന്തില്ല എന്ന് പറഞ്ഞു ഞാനും എൻ്റെ മാമനും കൂടിയായിരുന്നു ആ table എല്ലാം കൊടിന്നിരുന്നത് അല്ലെ ആ അതെ ഞാൻ കണ്ടിരുന്നല്ലോ നീയും രാമനും അത് കൊണ്ടുപോകുന്നത് നിങ്ങൾ കുറച്ച് വലുതാണ് മ മറ്റവർ കസ stool ളും table കൊണ്ടുവരുന്നില്ല എന്നാലും കസ stool ളും കസാലയൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഉം table ൻറെ അടിയിൽ വെക്കുന്ന കാലും അവർ കൊണ്ടുവരുന്നുണ്ട് എന്നിട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ടാർപായ കൊടുന്നിട്ട് അതിൻ്റെ വീതിയും length തും എല്ലാം നോക്കി ഞങ്ങൾ ശരിക്കു വെച്ച് അല്ലെ ആ അതെ അപ്പോൾ ഭയങ്കര ചൂടായിരുന്നു നിങ്ങളൊക്കെ നല്ലോം കുഴങ്ങിയിരുന്നു അല്ലെ

അത് ഞങ്ങൾക്ക് വളരെ ഏറെ പ്രശ്നമാണ് ആ അതെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് രണ്ടുപേരൊക്കെ വന്നിരുന്നല്ലോ ഉം അത്പോലെ തന്നെ ഞങ്ങൾ ടാർപായിയുടെ length തും വീതിയെല്ലാം നോക്കി ഞങ്ങൾ ആ ടാർപായി മേലോട്ട് കെട്ടാൻ ശ്രമിച്ചുഅല്ലേ ആ അതെ ഈ നോമ്പ് തുറക്ക് നമ്മുടെ മാമൻറെ കുട്ടിയുടെ birthday ഉം കൂടി ഉണ്ടായിരുന്നു അല്ലെ ഉം അതിനോട് അനുബന്ധിച്ചായിരുന്നു ആയിരുന്നു ഈ നോമ്പ് തുറയും അല്ലെ ആ അതെ നമ്മുടെ മാമൻറെ കുട്ടിക്ക് ഒരു വയസ്സ് തികയുകയാണല്ലോ ഉം അപ്പോൾ നോമ്പ് തുറയും കഴിയും birthday യും കഴിയും എന്ന സന്തോഷത്തിലാണ് നമ്മൾ അതെല്ലാം ചെയ്തത് അല്ലെ ആ അതെ നമ്മൾ എല്ലാവരും ഒത്തുകൂടിയിട്ട് കുറെ നാളായല്ലോ അല്ലെ ഉം നമ്മൾ ഇനി പെരുന്നാക്കോ അല്ലെങ്കിൽ ഇനി അടുത്ത നോമ്പിനൊക്കെ ഉള്ളു അല്ലെ ഇങ്ങനെയൊക്കെ ഒന്ന് സഹ ഉം എന്താ നമ്മുക്ക് കഴിയുകയല്ലേ ആ അതെ എല്ലാവരും ഒക്കെ ഒത്തുകൂടിയിട്ട് കുറെ നാളായി ഉം എന്നിട്ട് നമ്മൾ ടാർപ്പായിയെല്ലാം കെട്ടാൻ തുടങ്ങി ഏർ നാലുഭാഗം കെട്ടിയപ്പോൾ വളരെ ഏറെ ഏർ പ്രശ്‌നമായതാണ് കാരണം ഞങ്ങൾ വേറെ കുറെ സ്ഥലത്തെല്ലാം കെട്ടിയല്ലേ ആ അതെ സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ ഭയങ്കര കുഴക്കം ഉണ്ടായുന്നല്ലേ വളരെ ഏറെ ക്ഷീണമുണ്ടായിരുന്നു കാരണം വെയിലൊക്കെ കൊണ്ട് നമ്മൾ വളരെ ഏറെ കഷ്ടപെട്ടിട്ടല്ലേ ചെയ്യുന്നത് ഏർ അയിന് സഹായിക്കാൻ പലരുംമുണ്ടായിരുന്നു ഞങ്ങൾ അത് പൊന്തിക്കാൻ വേണ്ടി കമ്പികൊണ്ട് മേലോട്ടാകുകുകയും തെങ്ങുമ്മേൽ കെട്ടുകയും മൂച്ചിന്മേൽ കെട്ടുകയും ഓരോ hook ക്കുമേൽ കെട്ടുകയും എല്ലാം ചെയ്തു നമ്മൾ എല്ലാവർക്കും സഹകരിച്ച് എല്ലാവരും സഹകരിച്ച് കോടിരുന്നുവല്ലേ ആ അതെ അവരോടൊക്കെ സഹായം കൊണ്ട് തന്നെയാണ് നമ്മളുടെ നോമ്പ് തുറ ഉണ്ടായത് അല്ലെ ഉം അതുപോലെ തെന്നെ അതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മക്ക് table ഇടാൻ സമയമായിരുന്നു അപ്പോളത്തേക്ക് ഒരു പന്ത്രണ്ട് മണിയോളമായിരുന്നു അല്ലെ ആ അതെ പിന്നെ ഉമ്മയും ഉമ്മുമ്മയും ഒക്കെ എല്ലാവരും പണിയിലായിരുന്നു സാധനങ്ങൾ ഉണ്ടാക്കാൻ ഉം എന്നിട്ട് നമ്മൾ table ഇടാൻ പോയി table ഞാനും ഏർ നിൻെറ അനുജനും കൂടിയായിരുന്നു ഇട്ടിരുന്നത് ഏർ ഞാനും അവനും മാത്രമേ ഉണ്ടായിരുന്നു എ ഞാൻ table വെക്കുംപ്പോൾ അവൻ കാലുകൾ ശരിയാക്കി വെക്കും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് കഴിയാൻ എളുപ്പമായികൊണ്ടിരുന്നു

നമ്മൾ ആറുമണി സമയം ആവുംപ്പോൾ നമ്മൾക്ക് വളരെ ക്ഷീണമുണ്ടാവും അപ്പോയൊന്നും ഇത് ചെയ്യാൻ നമ്മുക്കൊരു ഉത്സാഹം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ തന്നെ ഇതെല്ലാം തുടങ്ങിയിരുന്നു അല്ലെ ആ അതുകൊണ്ട് തന്നെ നമ്മൾ ആറുമണിയായപ്പോൾ നമ്മുക്ക് കൂടുതൽ പ്രശ്നമൊന്നുമുണ്ടായിരുന്നില്ല ഉം എന്നിട് നമ്മൾ സ്ത്രീകൾക്ക് ഇരിക്കാൻ വേണ്ടി ഏർ ബാക്കിൽ നിന്ന് നമ്മൾക്ക് ഒരു sheet വേണമായിരുന്നു അത് നമ്മൾ പോയി എടുക്കാൻ വേണ്ടി പിന്നെയും നമ്മൾ അപ്പുറത്തെ വീട്ടിലേക്ക് പോയിയല്ലേ ആ അതെ നമ്മൾ പുരുഷന്മാർക്ക് ഇരിക്കാനും സ്ത്രീകൾക്ക് ഇരിക്കാനും വേറെ വേറെ പന്തലാണ് നമ്മൾ ഇട്ടിരുന്നത് അതെടുക്കാൻ നിങ്ങൾ വീണ്ടും അപ്പർത്തേ വീട്ടിലേക്ക് പോയിയല്ലേ ഉം അപ്പോ എൻെറ വലിയ മാമൻ പോയി എല്ലാ സാധനങ്ങളും അഞ്ചുമണിയാവുമ്പോയേക്കും രാവിലെ അഞ്ചുമണിയായപ്പോയേക്കും എല്ലാം കൊടിന്നിരുന്നു പലചരക്ക് സാധനങ്ങളും fruits ഉം എല്ലാം കൊടുന്നിരുന്നു അല്ലെ ആ അതെ അതുകൊണ്ട് തന്നെ നമ്മുക്ക് വേഗം പണിയെടുക്കാം അല്ലെങ്കിൽ നമ്മ നമ്മൾ ആകെ പെട്ടിരുന്നു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു എന്നുവെച്ചാൽ ബത്തകയെല്ലാം മുറിക്കാനൊക്കെ തുടങ്ങി സമൂസ അതുപോലെത്തന്നെ പഴംപൊരി ബിരിയാണി അതൊക്കെ ആ അതെ ഒരുപാട് പഴങ്ങളും ഒരുപാട് എണ്ണ കടിക്കടിളും ഒരുപാട് വള്ളങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ ഉം എന്നിട്ട് നമ്മൾ ഒരു നാലുമണിയായപ്പോയേക്കും ഒരു മൂന്നുമണിയായപ്പോ നമ്മുക്ക് ക്ഷീണം വന്നു നമ്മുക്ക് കുറച്ച് നേരം കിടക്കാം എന്ന് പറഞ്ഞു നമ്മൾ മൂന്നുമണിക്ക് കിടന്നിട്ട് കുളിച്ച കിടന്നിട്ട് നമ്മൾ നാലുമണിയായപ്പോയേക്കും എണീച്ചു അല്ലെ ആ അതെ നമ്മൾ ഒരുമണിക്കൂറെങ്കിലും കിടന്നു ഉറങ്ങേണ്ടേ ആഹ് എന്നിട്ട് നമ്മൾ എല്ലാവരും ഏർ എല്ലാവരും വരാൻ തുടങ്ങിയിരുന്നു അതുപോലെത്തന്നെ സഹായിക്കാൻ അപ്പുറത്തെ വീട്ടിലെ എല്ലാവരും അതുപോലെ തന്നെ കുടുംബത്തിലെ എല്ലാവരും ഉണ്ടായിരുന്നു അല്ലെ നിൻെറ ഉമ്മയും എൻെറ ഉമ്മയും ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ ആ അതെ എല്ലാവരുടെയും സഹായം കൊണ്ട് തന്നെയാ നമ്മുക്ക് നോമ്പ് തുറ വേഗം നടത്താൻ പറ്റിയത് ഒക്കെ ഉണ്ടാക്കാൻ എല്ലാവരുടെയും സഹായം ഉണ്ടായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് ഒരു മുന്തിരി juice ഉം അതുപോലെത്തന്നെ ഷമമാ juice ഉം ഏർ പഴംപൊരി സമൂസ ഉള്ളിവട ഈത്തപ്പഴം പൊരി അതുപോലെ തന്നെ വത്തക്ക കറുപ്പ് മുന്തിരി പച്ച മുന്തിരി ഏർ പൈനാപ്പിൾ അതുപോലെ തന്നെ ഷമമാ അങ്ങനെ പല പല fruits സുകളും ഉണ്ടായിരുന്നു അല്ലെ ആ അതെ നമ്മുക്ക് കൂടുതൽ fruits സുകളും എണ്ണ കടികളും ഏർ പിന്നെ കൂടുതൽ വേണ്ടത് എല്ലാവര്ക്കും വെള്ളങ്ങളാണല്ലോ അതുകൊണ്ട് നമ്മൾ രണ്ട് item വെള്ളം ഉണ്ടാക്കി നമ്മൾ വലിയൊരെ bucket റ്റിലായിരുന്നു ഉണ്ടാക്കി ഇരുന്നു കാരണം ഈ ചൂടുകാലത്ത് നമ്മുക്ക് ആകെ വേണ്ടത് വെള്ളമാണ് കാരണം അതാനു അത്രക്കും അത്രക്കും ചൂടാണ് ഈ കാലാവസ്ഥയിൽ അതായത് നോമ്പിന് അടുപ്പമായാൽ

ആ അതെ ഇടക്കൊക്കെ ഒരു മഴ പെയ്താൽ നമ്മുക് പ്രശ്നമില്ല അല്ലെ